യൂറോപ്പിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയും നമ്മുടെ മറ്റ് വന്‍കരകളെ അപേക്ഷിച്ച് അവർ ഒരുപാട് മുന്നിലാണ് ഇതൊക്കെയാണ് നമുക്ക് യൂറോപ്പിനെ പറ്റി നിങ്ങളുടെ മുമ്പില് അവതരിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.

Hi അനു സുഖം നീ സുഖാണോ

വിശേഷങ്ങൾ ഒന്ന് ഇല്ല നട നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ അത് കൊണ്ടല്ലേ വീട്ടില് താമസാണ്‌ അതെ ഇപ്പൊ ന്താ അവരുടെടെ സ്ഥിതി ഒന്ന് തന്നെയാ

ഇവിടെ എന്താ വിശേഷങ്ങള് same അതേ തന്നെയാ മള കൊള്ളുന്നത് കൊണ്ട് ആരും പൊറത്ത് ഇറങ്ങാൻ വഴിയില്ലാ ക്ക കൊറച്ച് situation ഒക്കെ critical തന്നെയാ

അവിടെ എങ്ങനെ ഇണ്ട്

അതേ എല്ലാരും സുഖം തന്നെയാ അക്ക വീട്ടില് ആണോ ഏട്ടനൊക്കെ വന്നോ ഓഹ് ഏട്ടനൊക്കെ വന്നു രണ്ടാഴ്ച ആഹ് രണ്ട് ദിവസം മുന്നിലെ ഏട്ടൻ വന്നു

അവൻ പിന്നെ ഈ വരും പിന്നെ red alert കൊടുക്കും ന്ന് അറിഞ്ഞ് സ്കേട്ട ശേഷം വന്നിട്ട് ഏട്ട ഉടെ പൊറത്ത് വന്നു കൂടെ

എനിക്ക് കഴിഞ്ഞു ഇവിടെ okay okay ഞാന് ഇവന് അൻറെ ഏട്ടനു വന്ന് ഇവിടെ ഒരാഴ്ചാ മുമ്പേ ഇവിടെ വന്നു ഇവിടെ എന്തോ വിശേഷം ആന്ന് പറഞ്ഞിട് വന്നത് പിന്നെ അങ്ങനെ red alert ന്ന് പറഞ്ഞപ്പോ അമ്മ വിട്ടില്ല വേണ്ട നീ അവിടൊന്നു പോണ്ട അവ്ടെ പോയിട്ട് നിനക്കു എന്താ സ്ഥിതി ന്നു ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾടെ കൊൻ ഞങ്ങൾടെ ആരി ഞങ്ങള്ക് അറിയില്ല ഇവിടെ തന്നെ ഇരിക്ക് പറഞ്ഞിട് ഇരുത്തിച്ചു അവനെ അതന്നെയാണ് മ് നല്ല മഴയാണ് ഇപ്പോക്ക് നിനക് നിന്നെ ഈ rain season ഒക്കെ ഇഷ്ട അല്ലേ നിനക് എങ്ങനെ ഇണ്ട് rainy season ഇഷ്ടം തന്നെയാ പിന്നെ ഇഷ്ടാണത് കൊറച്ച് ഈ മ മല മഴ പാറ്റല് അങ്ങനെയാണേങ്കില് ഇഷ്ടാണ് ഇത് ഇപ്പൊ നിക്കാനേ സ്ടിത്തി ഇല്ല

അതേയ മ് മ് നല്ല season ഒക്കെയ ഇണ്ട് പക്ഷെ ഇതിന്റെ അവസ്ഥയും കൂടുതൽ ഇണ്ട് അതന്നെ നമ്മടെ ഊരിലൊക്കെ ല്ലെങ്കിലും വന്നിട്ട് മല വന്നിട്ടും നല്ലോണം ഇണ്ടാകും നിങ്ങളെയൊക്കെ ആഹ് six months

ന്നെയാ പിന്നെ അവിടത്തെ സ്ഥിതിയും കഷ്ടം തന്നെയാ ഏർ വീടുകളില് ക്കെ വെള്ളം വന്നിട്ട് പിന്നെ ഞമ്മടെ നാട്ടിലാണെങ്കി പറയേ വേണ്ട പാമ്പ് കള് പാറ്റ ഇതൊ

ള്ള ശേഷം ഞാൻ നിനക്ക് news അറിഞ്ഞ ഈ ഈ മഴൻറെ ഇത് കണ്ടു മരം വീണിറ്റ് അത് അതിന്റെ ഉള്ളിൽ ഇരുന്ന പാമ്പ്കാളോക്കെ വീട്കളിൽ വന്നു ന്ന് ഒരു ഐ news ഇപ്പൊ അറിഞ്ഞിട്ടിലോ എന്ത് കൊണ്ട്ന്ന് വച്ച അൻറെ phone ലോക്കെ charge ഇല്ല പിന്നെ വന്നിട്ട് charge കിട്ടണ വളിയും ഇല്ലല്ലോ

പിന്നെ ഈ കറണ്ട് ഇരിക്കന്ന സ്ഥിതില് charge ഇതൊക്കെ power bank ല് charger ആക്കി വച്ചോ okay മ് ഹ് അതന്നെയാണ് ചെയ്‌ന്നത്‌ last one week ആയിട്ടല്ലേ മഴ പാട്ടല് ഇണ്ടായി ഏർ ഇടന്നോട്ടെ അതെ മ് എങ്ങനെയാ നിനക്ക് എങ്ങനെയാ പോയത്

ഓഹ് അങ്ങനെ എങ്ങനെ നിന്നിട്ട് പോയിട്ടില്ല അത് കൊണ്ടായിരുന്നു ഞങ്ങൾ കൊറേ കൊറേ വന്നിട്ട് കണ്ണൊക്കെ un activities ഒക്കെ ഉണ്ടായിരുന്നെങ്കി കൊറച്ച് പേടി ഇണ്ടായിരുന്നു മ് അതെ മ് ഏത് നേരത്ത് കരണ്ട് പോകും ന്ന് അറിയില്ല

first ദിവസം വന്നിറ്റ് ഞങ്ങടെ വീട്ടില് അടുത്ത് ള്ള വീട്ടില് വന്നിട്ട് tv പൊട്ടി പോയി ഇടി വെട്ടിയ ശേഷം

ആഹ് അത് കൊണ്ട് അച്ഛൻ വന്നിട്ട് tv ഇടാനേ വിട്ടിട്ടില്ല പിന്നെ next ദിവസം വന്നിട്ട് കറണ്ട് പോയി അങ്ങനെ വന്നിട്ട് tv ഇടാണ്ടേ ആയി രണ്ടാം ദിവസം തന്നെ നിങ്ങടെ area ല് കറണ്ട് പോയത്

ആഹ് ഇവിടെയും ഞങ്ങള്ക് രണ്ടാം ദിവസം തന്നെയാ കറണ്ട് പോയത് ആദ്യത്തില് ദിവസം വന്നിട്ട് ഞങ്ങളൊക്ക

ഒക്കെ charge ഒക്കെ ആക്കി വച്ചിട്ട് അത് കൊണ്ട് ഇപ്പൊ phone ൻറെ ബുദ്ധിമുട്ട് ഇല്ല ആഹ് phone charger ഒക്കെ save ചെയ്യാൻ വേണ്ടിട്ട് power saving mode ല് വന്ന calls attend ചെയ്യന്ന്ണ്ട് അത് മാത്രം തന്നെയാ song ഓ അല്ലെ videos ഓ എന്തെങ്കിലും കാണുന്നത് news ഇടനെ അപ്പപ്പോ വെച്ച് കേക്കും

ഞങ്ങളും ഇവിടെ അങ്ങനെയാണ് ആഹ് calls വരുന്ന calls മാത്രം attend വേണ്ടിട്ട് phone വച്ചിട്ടിണ്ട് അത് ഇപ്പോഴും power saving mode ലാണ് എന്റെ എൻ്റെ ആകട്ടെ ഏട്ടൻറെ ആകട്ടെ അച്ഛൻറെ ആകട്ടെ അമ്മേടെ ആകട്ടെ

ആഹ് എന്തെങ്കിലും അത്യാവിശം എന്തെങ്കിലും വേണേങ്കില് നമക് വേണല്ലേ charger ഇതൊക്കെ

പിന്നെ first day വന്നിട്ട് അച്ഛനു ഏട്ടനൊക്കെ വീട്ടില് ഉണ്ടായിരുന്നില്ലേ കൊറേ വന്നിട്ട് jolly ആയിട്ട് ഞങ്ങ അങ്ങനെ സംസാരിച്ചിട്ടു പിന്നെ കത്തി അടിച്ചിട്ടു പിന്നെ വന്നിട്ട് കളിച്ചിട്ടു അങ്ങനൊക്കെ ഇണ്ടായിരുന്നു ഓഹ് ഭയങ്കര ഒരു trip പോവന്ന mood ലാണോ നീ വീട്ടില് ഇണ്ടായിരുന്നെ

ന്നിട്ട് കൊറേ ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാന് ഏട്ടാ അഛാ പിന്നെ അമ്മെ എല്ലാരും വന്നിട്ട് ഒരുമിച്ച് spend ചെയ്യുന്ന time കിട്ടിയേ ഞങ്ങക്ക് ആഹ് അതെ തന്നെയാ same അതെ ഇത് തന്നെയാ scenario തന്നെയാ ഇവിടെയും പോയത്

ഞങ്ങളാണ് ഒരുമിച്ച് ഇതിൻറെ ഈ മഴ ഇത് തന്നെയാ ഒരുമിച്ച് ഇർന്നെ

മ് അത് കൊണ്ട് കോരി വന്നിട്ട് കൊറേ നേരം ഞാന് ഏട്ടനു മാത്ര time spend പിന്നെ അവൻറെ സെക് secrets ഒക്കെ ഞാൻ ചോയ്ച്ചു വച്ചു പിന്നെ എന്റെ secrets ഒക്കെ ഞാൻ അവൻറെ അട്ത്ത് പറഞ്ഞ് കൊടുത്തു

മ് ഈ മള കാലത്തില് ഒക്ക ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കുന്നത് ഒരു നല്ല തന്നെയാ പേടിയും കൂടുതൽ ഇണ്ട് ഇതിങ്ങനെ ഈ സ്ഥിതി ഇങ്ങനെ പോയ എന്ത് school ഇ പോവുന്നതും പിന്നെ salary ഇത് ഞമക്ക് ചെലവ് ഒക്ക ഇണ്ടല്ലേ അതൊക്ക

mind ല് ഓ അങ്ങനെ ഓടിക്കൊണ്ടിരിക്ക ആണ് അതന്നെ നമക്ക് പിന്നെ college open ചെയ്യണം പിന്നെ പഠിക്കണം പിന്നെ college open ചെയ്ത ശേഷം നമക് പെട്ടന്ന് വന്നിട് exam start ആവൂ അല്ലെ

പക്ഷെ ഒന്ന് ന്ന university ൻറ നമ്മടെ സ്ഥിതി ഒക്കെ university നു അറിയാലോ students ൻറെ സ്ഥിതികൾ ഒക്കെ എന്നാ അങ്ങനെ വെക്കാന് ഒരു സത്യത ഇല്ലാ പിന്നെ അത് വന്നിട്ട് നമ്മ്ടെ exam NTE മാസേ ആണല്ലേ മ് അത് കൊണ്ട് കൊറച്ച് എന്തെങ്കിലും time ഓ അല്ലെ consider എന്തെങ്കിലും കൊടുക്കാനും ഇണ്ട് mark ഓ അങ്ങനൊക്കെ കിട്ടാരും ഞമ മാക്ക് കിട്ടില്ല അത് ഞാൻ hundred percent sure തരൂ പിന്നെ വന്നിട്ട് കൊറച്ച് postpone ആ date postpone ചെയ്യുന്ന സത്യത മാത്ര ഇണ്ട്

മ് ഇത് site ല് ഉണ്ട് ആയി one week വന്നിട്ട് എങ്ങനെ spend ചെയ്ത് നീ വീട്ടില് ഞാനോ ഞാന് എന്തൊക്കെയാ ആ ത് first ആദ്യത്തെ ദിവസം ഒക്കെ അങ്ങനെ മല പാറ്റൽ കൊണ്ട് അങ്ങനെ സുഗിച്ച് പോ പോ പോയിട്ട് ഇണ്ടായിരുന്നു

വന്ദനം ദിവസം തന്നെയാ power cut ആയത്

ആഹ് രണ്ടാ ദിവസോ ഉച്ചയ്ക്ക് പോയി പിന്നെ അപ്പൊ തൊട്ട് അടുത്ത നാള് രാവിലെ ഒന്നു വന്നിട്ടില്ല

മൂന്നാ ദിവസോ വൈകിട്ട് തന്നെയാ വന്നത് അത് കൊറച്ച് നേരം തന്നേ രണ്ട ദിവസോ അങ്ങനെ പോയി

കറണ്ട് ഇല്ലാണ്ട് ആ ഉച്ച കൈഞ്ഞേ ശേഷാണ് bor അടി തൊടങ്ങി എന്താ ചെയ്യുന്നെന്ന് മഴ വരുന്നത് വന്നോണ്ടേ ഇരിക്കയാണ്

പിന്നെ വന്നിട്ട് അതിൻറെ അതിൻറെ ഒരു മൊറാക്കോ ഇല്ല മ് മഴ നിക്കുന്നതോ ഇല്ല വരുന്നതിന് അതിനോ ഒരു മൊടക്കോ ഇല്ല

നാല് ആൾക്കാരുടെ മൊഖത്ത് നോക്കി നോക്കി ഇരിക്കുന്നത്

അതെ അതിന്റെ കൊറച്ച് കൊറച്ച് നേരം ഒരാങ്ങു ആണ് പിന്നെ എന്തെങ്കിലും

ഏർ പണികളോ എന്തൊക്കെ ചെയ്യും പിന്നേം മൂന്നാം ദിവസം തന്നെയാ വന്നിട്ട് വെള്ളം ഒക്കെ ground floor ല് ഏത്തൻ തൊടങ്ങി

രണ്ടാം ദിവസം വന്നിട്ട് ഞങ്ങടെ ground floor ടെ gate ൻറെ അപ്പാർത്തതാണ് ഇണ്ടായിരുന്നു

അപ്പർത്ത് ഇണ്ടായിരുന്നു അപ്പൊ പിന്നെ ground floor ല് ഒരു family ഇണ്ടായിരുന്നു അവർടെ ത്രത്തിന് രണ്ട് കുട്ടികൾ ഇണ്ടായിരുന്നു ലോക്കെ വരൻ തുടങ്ങിയപ്പോ അവര്ടെ വീടുകളിൽ ഒക്കെ വെള്ളം നെറയാൻ

തൊടങ്ങിയപ്പോ ൻറെ അച്ഛൻ പറഞ്ഞു വേണ്ട രണ്ട് കുട്ടികൾ ഇണ്ടല്ലോ ഈ സ്ഥിതിയിൽ അവർക്ക് വെളിയിലേക്ക് ഇറങ്ങാനും

രാവിലെ ആയപ്പോ വണ്ടി booking call taxi ഇതൊന്നു ഇവിടെ ഈ area ന്റെ ഉ ഉള്ളില് വരൻ പറ്റിയുള്ള full വെള്ളം ആണ്

കൊണ്ട് വന്നിട്ട് അച്ഛൻ വന്നിട്ട് വേണ്ട ഞാൻ മിണ്ടറും വീട്ടിലേക്ക് വരൻ പറയ്‌ ന്നു പറഞ്ഞപ്പോ അവര് അവര്ന്റെ ആഹ് എന്താ ഏർ importand things മാത്രം എടുത്തിട്ട് വന്നിട്ട് നേരി വന്നതാണ് പിന്നെ മൂന്നു ധിവാസയോ അങ്ങനെ പോയി അപ്പോള് അയാൾ ണ്ടത് കൊണ്ട്

ല്ലെന നാലാം ദിവസം തന്നെയാ first floor വരയ്ക്കും കേറി വെള്ളം

floor ല് ആൾക്കാരെ ഇല്ല പിന്നെ ഞങ്ങ രാവിലെ വന്നു നോക്കിയപ്പോ തന്നെയാണ് കണ്ടത് ഇവിടെ ആൾക്കാരെ ഇല്ല ന്നു

മ്മ പറഞ്ഞതാണ് അവിടെ എങ്ങനെ ഇണ്ടായിരുന്നോ ഇവിടെയും same അതെ സ്ഥിതി അങ്ങനെ തന്നെയാ പത്തി നോകികെ ഏട്ടനും അച്ഛനും വീട്ടില് ഇണ്ടായിരുന്നു അല്ലേ കൊറച്ചു നേരം ആഹ് ഞാൻ പറഞ്ഞെ പോലെ ഞങ്ങ വന്നിട്ട് കത്തി അടിച്ച്ട്ട് ഇണ്ടായിരുന്നു പിന്നെ വന്നിട്ട് അമ്മ ആഹ് മ്മ അച്ഛൻ വന്നിട്ട് ഭക്ഷണം ഒക്കെ ഇണ്ടാക്കി തന്നു പിന്നെ evening snacks ഒക്കെ ഇണ്ടാക്കി തന്നു നല്ല special പാളംപൊരി പിന്നെ വന്നിട്ട് ചായ ഒക്ക ഇണ്ടാക്കി തന്നു നല്ല ചൂട് ചൂട് പഴം പൊരി ചായ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങ അങ്ങനെ ഇണ്ടായിരുന്നു

മ് മ് അവിടെ ഇവിടെ ആൾക്കാര് ഒക്കെ കിട്ട ഭക്ഷണം കിട്ടാണ്ട് ഇവിടെ നടക്കാണ് താൻ പഴപൊരി കാഴ്‌ച്ചോണ്ട് ഇരിക്കാണ് തനിക്ക് ഒന്നൂടെ ഇവിടെ parcel ചെയ്തൂടെ നിനക്ക് ഡാ എങ്ങനെയാണ് parcel ചെയ്യുന്നത് ഞാന്

area ല് ഇൻഡേർന്നെങ്കി നമക് parcel ചെയ്യാം വീട് അങ്ങോട്ട് പൊറകോട്ട് കൊണ്ട് വച്ചത് ഞാൻ എന്ത് പൊറകോട്ട് വച്ചത് എൻ്റെ അച്ഛനാണ് അവിടെ വീട് കട്ടി ഞാൻ എന്ത് ചെയ്യാനാണ്

പിന്നെ second ദിവസം വന്നിട്ട് രാവിലെ തൊട്ട് കാണുന്നില്ല ഇവിടെ രാവിലെ എണീച്ചതും കറണ്ട് പോയി പിന്നെയോ ഭയങ്കര മൂഡള mood off ലാണ് എല്ലാരും

ആഹ് നീ ഇത്ര ദിവസങ്ങൾ വന്നിട്ട് ചായ ഏടുകട്ട വച്ചു